എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമസ്കാരം ഒരിക്കൽ കൂടി മൻ കി ബാത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം
സാധാരണ എല്ലാ മാസവും അവസാന ഞായറാഴ്ചയാണ് മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നത്
എന്നാൽ ഇത്തവണ ഒരാഴ്ച മുമ്പാണ്
നിങ്ങൾക്കറിയാമല്ലോ അടുത്ത ആഴ്ച ഞാൻ അമേരിക്കയിൽ ആയതിനാൽ തിരക്കിലായിരിക്കും അതിനാൽ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ കരുതി
അതിനേക്കാൾ വലുതായ് എന്താണ് ജനങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ പ്രചോദനം എന്റെ ഊർജ്ജം വർദ്ധിച്ചുകൊണ്ടിരിക്കും
സുഹൃത്തുക്കളേ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ നല്ല പ്രവൃത്തി ചെയ്തു വലിയ കാര്യം ചെയ്തുവെന്ന് പലരും പറയാറുണ്ട്
മൻ കി ബാത് ശ്രോതാക്കളിൽ പലരും അവരുടെ കത്തുകളിൽ ഇങ്ങനെ വളരെയധികം പ്രശംസിക്കാറുണ്ട്
ചിലർ പറയുന്നു ഇത് ചെയ്തു അത് ചെയ്തു നല്ലത് ചെയ്തു നന്നായി ചെയ്തു ഇത് കുറച്ചുകൂടി നന്നായി ചെയ്തു ഇത് മനോഹരമായി ചെയ്തു എന്നൊക്കെ
പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പ്രയത്നവും കഠിനാധ്വാനവും ഇച്ഛാശക്തിയും കാണുമ്പോൾ ഞാൻ വിനയാന്വിതനായി പോകുന്നു
എത്ര വലിയ ലക്ഷ്യമായാലും എത്ര കഠിനമായ വെല്ലുവിളിയായാലും ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളുടെ കൂട്ടായ ശക്തിയും പ്രയത്നവും കൈമുതലാക്കി എല്ലാ വെല്ലുവിളികളും നേരിടുന്നു
രണ്ട് മൂന്ന് ദിവസം മുമ്പ് രാജ്യത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് എത്ര വലിയ ചുഴലിക്കാറ്റ് വീശിയടിച്ചുവെന്ന് നാം കണ്ടു
ശക്തമായ കാറ്റ് കനത്ത മഴ
ബിപോർജോയ് ചുഴലിക്കാറ്റ് കച്ചിൽ വൻനാശം വിതച്ചെങ്കിലും ഇത്രയും അപകടകരമായ ചുഴലിക്കാറ്റിനെ കച്ചിലെ ജനങ്ങൾ നേരിട്ട ധൈര്യവും തയ്യാറെടുപ്പും അനിതരസാധാരണമാണ്
രണ്ട് ദിവസത്തിന് ശേഷം കച്ചിലെ ജനങ്ങളും അവരുടെ പുതുവർഷം അതായത് ആഷാഢി ബീജ് ആഘോഷിക്കാൻ പോകുന്നു
കച്ചിലെ മഴയുടെ തുടക്കത്തിന്റെ പ്രതീകമായി ആഷാഢി ബീജ് കണക്കാക്കപ്പെടുന്നു എന്നതും യാദൃശ്ചികമാണ്
ഇത്രയും വർഷമായി ഞാൻ കച്ചിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നു അവിടെയുള്ള ആളുകളെ സേവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്
ഇതിലൂടെ കച്ചിലെ ജനങ്ങളുടെ ധൈര്യവും അതിജീവനശക്തിയും എനിക്ക് നന്നായി അറിയാം
രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഉണ്ടായ ഭൂകമ്പത്തിന് ശേഷം ഒരിക്കലും കരകയറില്ലെന്ന് പറയപ്പെട്ടിരുന്ന കച്ച് ഇന്ന് രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ജില്ലകളിലൊന്നാണ്
ബിപോർജോയ് ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച നാശത്തിൽനിന്ന് അതിവേഗം കച്ചിലെ ജനങ്ങൾ ഉയർന്നുവരുമെന്ന് എനിക്കുറപ്പുണ്ട്
സുഹൃത്തുക്കളേ പ്രകൃതിദുരന്തങ്ങൾ സംഭവിയ്ക്കുന്നത് തടയാൻ ആർക്കും ആവില്ല
പക്ഷേ വർഷങ്ങളായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ദുരന്തനിവാരണ സംവിധാനത്തിന്റെ കരുത്ത് ഇന്ന് ഒരു മാതൃകയായി മാറുകയാണ്
പ്രകൃതിക്ഷോഭങ്ങളെ ചെറുക്കാൻ ഒരു മികച്ച മാർഗമാണ് പ്രകൃതി സംരക്ഷണം
ഇന്ന് മഴക്കാലത്ത് ഈ ദിശയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തം പൂർവാധികം വർദ്ധിക്കുന്നു
അതുകൊണ്ടാണ് ഇന്ന് കാച്ച് ദ റെയിൻ പോലുള്ള പ്രചാരണങ്ങളിലൂടെ രാജ്യം കൂട്ടായ ശ്രമങ്ങൾ നടത്തുന്നത്
കഴിഞ്ഞ മാസം മൻ കി ബാത്തിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു
ഓരോ തുള്ളി വെള്ളവും സംരക്ഷിച്ചു നിർത്താൻ പരമാവധി ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് ഇത്തവണയും കത്തെഴുതി അറിയിച്ചിട്ടുണ്ട്
അത്തരത്തിലൊരു സുഹൃത്താണ് യു
യിലെ ബാന്ദ ജില്ലയിലെ തുളസിറാം യാദവ്
ലുക്ത്തര ഗ്രാമപഞ്ചായത്തിന്റെ തലവനാണ് തുളസിറാം യാദവ്
ബാന്ദ ബുന്ദേൽഖണ്ഡ് മേഖലകളിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം
ഈ വെല്ലുവിളികളെ മറികടക്കാൻ ഗ്രാമത്തിലെ ജനങ്ങളെയും ഒപ്പം കൂട്ടി ശ്രീ
തുളസിറാം പ്രദേശത്ത് 40ലധികം കുളങ്ങൾ നിർമ്മിച്ചു
വയലുകളിലെ വെള്ളം വയലുകൾക്കും ഗ്രാമങ്ങളിലെ വെള്ളം ഗ്രാമങ്ങൾക്കും ഇതായിരുന്നു ശ്രീ
തുളസിറാമിന്റെ ദൌത്യത്തിന്റെ അടിസ്ഥാനം
അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി ആ ഗ്രാമത്തിൽ ഭൂഗർഭ ജലനിരപ്പ് മെച്ചപ്പെടുന്നു
അതുപോലെ യു
ഹാപുർ ജില്ലയിൽ പ്രവാഹലുപ്തമായ ഒരു നദിയെ ജനങ്ങൾ കൂട്ടായ്മയിലൂടെ പുനരുജ്ജീവിപ്പിച്ചു
ഇവിടെ പണ്ട് നീം എന്നൊരു നദി ഉണ്ടായിരുന്നു
കാലക്രമേണ ആ നദി അപ്രത്യക്ഷമായി
പക്ഷേ പ്രദേശിക സ്മൃതികളിലും നാടോടിക്കഥകളിലും ഈ നദി എല്ലായ്പ്പോഴും ഓർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു
ഒടുവിൽ തങ്ങളുടെ ഈ പ്രകൃതിദത്ത പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ആളുകൾ തീരുമാനിച്ചു
ജനങ്ങളുടെ കൂട്ടായ പ്രയത്നത്താൽ ഇപ്പോൾ നീംനദി വീണ്ടും പ്രവാഹസന്നദ്ധമായിരിക്കുന്നു
നദിയുടെ ഉത്ഭവസ്ഥാനം അമൃത് സരോവർ എന്ന പേരിൽ വികസിപ്പിക്കുന്നു
സുഹൃത്തുക്കളേ ഈ നദികളും കനാലുകളും തടാകങ്ങളും ജലസ്രോതസ്സുകൾ മാത്രമല്ല ജീവിതത്തിന്റെ നിറങ്ങളും വികാരങ്ങളും അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലും സമാനമായ ഒരു ദൃശ്യം കണ്ടിരുന്നു
ഈ പ്രദേശം മിക്കവാറും വരൾച്ചയുടെ പിടിയിലാണ്
അഞ്ചു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ നിലവണ്ടെ അണക്കെട്ടിന്റെ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ പൂർത്തിയാകുന്നത്
കുറച്ചു ദിവസങ്ങൾക്കുമുമ്പ് പരീക്ഷണത്തിനായി കനാലിൽ വെള്ളം തുറന്നുവിട്ടിരുന്നു
ഇതിന്റെ ചിത്രങ്ങൾ ശരിക്കും വൈകാരികമായിരുന്നു
ഹോളി ദീപാവലി ഉത്സവംപോലെ ഗ്രാമത്തിലെ ജനങ്ങൾ നൃത്തം ചെയ്യുകയായിരുന്നു
സുഹൃത്തുക്കളെ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് ഞാൻ ഛത്രപതി ശിവാജി മഹാരാജിനെയും ഓർക്കുന്നു
ഛത്രപതി ശിവാജി മഹാരാജിന്റെ ധീരതയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്നും ഭരണനിർവഹണപാടവത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്
പ്രത്യേകിച്ചും ഛത്രപതി ശിവാജി മഹാരാജ് ജലവിഭവ വിനിയോഗത്തിനെയും നാവികസേനയെയും സംബന്ധിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ അവ ഇപ്പോഴും ഇന്ത്യൻ ചരിത്രത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്നവയാണ്
അദ്ദേഹം നിർമ്മിച്ച കോട്ടകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കടലിന് നടുവിൽ പ്രൌഢിയോടെ നിലകൊള്ളുന്നു
ഈ മാസം ആദ്യം ഛത്രപതി ശിവജി മഹാരാജിന്റെ കിരീടധാരണത്തിന്റെ 350 വർഷം തികഞ്ഞു
ഈ സന്ദർഭം വലിയ ആഘോഷമായി കൊണ്ടാടുന്നു
ഈ സമയത്ത് മഹാരാഷ്ട്രയിലെ റായ്ഗഡ് കോട്ടയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു
വർഷങ്ങൾക്കുമുമ്പ് 2014ൽ ആ പുണ്യഭൂമിയിൽ പ്രണാമം അർപ്പിക്കാൻ റായ്ഗഢിൽ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതായി ഓർക്കുന്നു
ഈ അവസരത്തിൽ ഛത്രപതി ശിവജി മഹാരാജിന്റെ ഭരണനിർവഹണ വൈദഗ്ധ്യം അറിയേണ്ടതും അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാം
ഇത് നമ്മുടെ പൈതൃകത്തിൽ അഭിമാനബോധം വളർത്തുകയും ഭാവിയിലേക്കുള്ള നമ്മുടെ കടമകൾ നിർവഹിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ രാമസേതു പണിയാൻ മുന്നിട്ടിറങ്ങിയ രാമായണത്തിലെ ചെറിയ അണ്ണാറാക്കണനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം
ഉദ്ദേശ്യം നല്ലതാണെങ്കിൽ പ്രയത്നങ്ങളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ഒരു ലക്ഷ്യവും പ്രയാസകരമല്ല എന്നതാണ് ഇതിനർത്ഥം
ഈ ഉദാത്തമായ ഉദ്ദേശത്തോടെ ഇന്ത്യയും ഇന്ന് ഒരു വലിയ വെല്ലുവിളി നേരിടുകയാണ്
ബി അഥവാ ക്ഷയ രോഗം ആണ് ആ വെല്ലുവിളി
2025ഓടെ ക്ഷയരോഗമുക്ത ഭാരതം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്
തീർച്ചയായും വളരെ വലിയ ഒരു കടമ്പയാണത്
എന്നു കേൾക്കുമ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ പോലും അകന്നു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ
എന്നാൽ ഇന്ന് ക്ഷയരോഗിയെ കുടുംബാംഗമായി കണ്ട് അവരെ സഹായിച്ചുവരുന്ന പ്രവണതയാണുള്ളത്
ഈ ക്ഷയരോഗത്തെ വേരോടെ ഇല്ലാതാക്കാൻ നിക്ഷയ് മിത്ര് അംഗങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്
രാജ്യത്ത് ഇന്ന് നിരവധി സാമൂഹിക സംഘടനകൾ നിക്ഷയ് മിത്രങ്ങളായി മാറിയിരിക്കുന്നു
ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും ആയിരക്കണക്കിന് ആളുകൾ തന്നെ മുന്നോട്ട് വന്ന് ടി
രോഗികളെ ദത്തെടുത്തിട്ടുണ്ട്
ക്ഷയരോഗികളെ സഹായിക്കാൻ എത്രയെത്ര കുട്ടികളാണ് വന്നിരിക്കുന്നത്
ജനപങ്കാളിത്തമാണ് ഈ പ്രചാരണത്തിന്റെ ഏറ്റവും വലിയ ശക്തി
ഈ പങ്കാളിത്തം മൂലം ഇന്ന് 10 ലക്ഷത്തിലധികം ടി
രോഗികളെ ദത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്
ഈ പുണ്യപ്രവൃത്തി ചെയ്തത് ഏകദേശം 85000ത്തോളം നിക്ഷയ് മിത്രങ്ങളാണ്
രാജ്യത്തെ നിരവധി സർപഞ്ചുമാർ ഗ്രാമത്തലവന്മാർ തുടങ്ങിയവർ ടി
നിർമ്മാർജ്ജനം എന്ന ഈ കടമ എറ്റെടുത്തിരിക്കുന്നുവെന്നു അറിയുമ്പോൾ ഞാൻ വളരെ അധികം സന്തോഷിക്കുന്നു
നൈനിറ്റാളിലെ ഒരു ഗ്രാമത്തിലെ നിക്ഷയ് മിത്രയായ ശ്രീ
ദീകർ സിംഗ് മേവാടി ആറ് ടി
രോഗികളെ ദത്തെടുത്തു
അതുപോലെ കിന്നൌറിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മേധാവി ശ്രീ
ഗ്യാൻ സിംഗ് അദ്ദേഹത്തിന്റെ ബ്ലോക്കിലെ ടി
രോഗികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്
മുക്ത ഭാരതം എന്ന പ്രചരണത്തിൽ പങ്കാളികളാകാൻ നമ്മുടെ കുട്ടികളും യുവസുഹൃത്തുക്കളും ഒട്ടും പിന്നിലല്ല
ഹിമാചൽ പ്രദേശിലെ ഊനായിലുള്ള 7 വയസ്സുകാരി നളിനി സിംഗിന്റെ പ്രവൃത്തി നോക്കൂ
നളിനി അവളുടെ പോക്കറ്റ് മണിയിൽ നിന്ന് ടി
രോഗികളെ സഹായിക്കുന്നു
കുട്ടികൾ സമ്പാദ്യകുടുക്ക പിഗ്ഗി ബാങ്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ മദ്ധ്യപ്രദേശിലെ കട്നി ജില്ലയിൽ നിന്ന് 13 വയസ്സുള്ള മീനാക്ഷിയും പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബറിൽ നിന്ന് 11 വയസ്സുള്ള ബശ്വർ മുഖർജിയും വ്യത്യസ്തരായ രണ്ടു കുട്ടികളാണ്
ഈ രണ്ട് കുട്ടികളും തങ്ങളുടെ കുടുക്കയിലെ പണം ടി
മുക്ത ഭാരത പ്രചാരണത്തിനായി നൽകി
ഈ ഉദാഹരണങ്ങളെല്ലാം വൈകാരികമാണെന്നതിനുപുറമെ വളരെ പ്രചോദനാത്മകവുമാണ്
ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വലുതായി ചിന്തിക്കുന്ന ഈ കുട്ടികളെയെല്ലാം ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ പുതിയ ആശയങ്ങളെ സ്വാഗതം ചെയ്യാൻ എപ്പോഴും തയ്യാറാണ് എന്നത് നമ്മൾ ഭാരതീയരുടെ സ്വഭാവമാണ്
നാം നമ്മുടേതിനെ സ്നേഹിക്കുകയും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു
അതിനൊരു ഉദാഹരണം ആണ് ജപ്പാന്റെ മിയാവാക്കി എന്ന സാങ്കേതിക വിദ്യ
ചില സ്ഥലങ്ങളിലെ മണ്ണ് ഫലഭൂയിഷ്ഠമായിട്ടില്ലെങ്കിൽ ആ പ്രദേശം വീണ്ടും ഹരിതാഭമാക്കാൻ മിയാവാക്കി വിദ്യ വളരെ നല്ല മാർഗമാണ്
മിയാവാക്കി വനങ്ങൾ അതിവേഗം വ്യാപിക്കുകയും രണ്ടോ മൂന്നോ ദശാബ്ദങ്ങൾക്കുള്ളിൽ ജൈവവൈവിധ്യത്തിന്റെ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു
ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് വളരെ വേഗത്തിൽ പടരുകയാണ്
കേരളത്തിൽ നിന്നുള്ള അധ്യാപകനായ ശ്രീ
റാഫി രാംനാഥ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു പ്രദേശത്തിന്റെ മുഖം മാറ്റി
യഥാർത്ഥത്തിൽ ശ്രീ
രാംനാഥ് തന്റെ വിദ്യാർത്ഥികളോട് പ്രകൃതിയെയും പരിസ്ഥിതിയെയും കുറിച്ച് ആഴത്തിൽ വിശദീകരിക്കാൻ ആഗ്രഹിച്ചു
ഇതിനായി അദ്ദേഹം ഒരു ഔഷധത്തോട്ടം തന്നെ ഉണ്ടാക്കി
അദ്ദേഹത്തിന്റെ പൂന്തോട്ടം ഇപ്പോൾ ഒരു ജൈവവൈവിധ്യ മേഖലയായി മാറിയിരിക്കുന്നു
തന്റെ ഈ വിജയം അദ്ദേഹത്തെ കൂടുതൽ പ്രചോദിപ്പിച്ചു
ഇതിനുശേഷം ശ്രീ
റാഫി മിയാവാക്കിയുടെ സാങ്കേതികതയിൽ ഒരു മിനി ഫോറസ്റ്റ് ഉണ്ടാക്കി അതിന് വിദ്യാവനം എന്ന് പേരിട്ടു
ഒരു അദ്ധ്യാപകന് മാത്രമേ ഇത്രയും മനോഹരമായ പേര് ഇടാൻ കഴിയൂ വിദ്യാവനം
രാംനാഥിന്റെ ഈ വിദ്യാവനത്തിൽ 115 ഇനങ്ങളിലുള്ള 450ലധികം മരങ്ങൾ ഒരു ചെറിയ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്
അവയെ സംരക്ഷിക്കുന്നതിൽ വിദ്യാർത്ഥികളും അദ്ദേഹത്തെ സഹായിക്കുന്നു
സമീപത്തെ സ്കൂൾ കുട്ടികൾ സാധാരണ പൌരന്മാർ തുടങ്ങി ധാരാളം പേർ ഈ മനോഹരമായ സ്ഥലം കാണാൻ തടിച്ചുകൂടുന്നു
മിയാവാക്കി മരങ്ങൾ നഗരങ്ങളിൽ പോലും എളുപ്പത്തിൽ വളർത്താം
ഗുജറാത്തിലെ കേവഡിയാറിലെ ഏക്താ നഗറിൽ കുറച്ചുനാൾ മുമ്പ് ഞാൻ മിയാവാക്കി വനം ഉദ്ഘാടനം ചെയ്തിരുന്നു
കച്ചിലും 2001ലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി മിയാവാക്കി ശൈലിയിൽ സ്മാരക വനം നിർമിച്ചിട്ടുണ്ട്
കച്ച് പോലെയുള്ള ഒരു സ്ഥലത്തെ അതിന്റെ വിജയം പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾ പ്രതികൂലമായിരിക്കെ പോലും ഈ സാങ്കേതികോപായം എത്രത്തോളം ഫലപ്രദമാണെന്ന് കാണിക്കുന്നു
അതുപോലെ അംബാജിയിലും പാവാഗഡിലും മിയാവാക്കി രീതിയിലൂടെ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്
ലഖ്നൌവിലെ അലീഗഞ്ചിലും മിയാവാക്കി പൂന്തോട്ടം ഒരുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി
കഴിഞ്ഞ നാല് വർഷത്തിനിടെ മുംബൈയിലും പരിസര പ്രദേശങ്ങളിലുമായി 60ലധികം വനങ്ങൾ വച്ചു പിടിപ്പിച്ചു വരുന്നു
ഇന്ന് ഈ സാങ്കേതികോപായം ലോകമെമ്പാടും ഇഷ്ടപ്പെടുന്നു
സിംഗപ്പൂർ പാരീസ് ഓസ്ട്രേലിയ മലേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു
മിയാവാക്കിയുടെ രീതിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ എന്റെ നാട്ടുകാരോട് പ്രത്യേകിച്ച് നഗരങ്ങളിൽ താമസിക്കുന്നവരോട് അഭ്യർത്ഥിക്കുന്നു
ഇതിലൂടെ നിങ്ങളുടെ ഭൂമിയെയും പ്രകൃതിയെയും ഹരിതാഭവും ശുചിത്വപൂർണ്ണമാക്കുന്നതിൽ നിങ്ങൾക്ക് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകാനാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമ്മുടെ രാജ്യത്ത് ജമ്മു കാശ്മീരിനെക്കുറിച്ച് ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്നു
ചിലപ്പോൾ വർദ്ധിച്ചുവരുന്ന ടൂറിസം കാരണം ചിലപ്പോൾ ജി 20 യുടെ മികച്ച സംഘാടനം നിമിത്തം കാശ്മീരിലെ നാദ്രു രാജ്യത്തിന് പുറത്തും എങ്ങനെ പ്രിയങ്കരമാകുന്നു എന്ന് മുമ്പ് ഞാൻ മൻ കി ബാത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു
ഇപ്പോഴിതാ ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ജനങ്ങൾ ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു
ബാരാമുള്ളയിൽ ഏറെ നാളായി കൃഷി നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ പാലിന് ക്ഷാമം നേരിട്ടിരുന്നു
ബാരാമുള്ളയിലെ ജനങ്ങൾ ഈ വെല്ലുവിളി ഒരു അവസരമായി ഏറ്റെടുത്തു
വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ ക്ഷീരോത്പാദനം തുടങ്ങി
ഈ ജോലിക്ക് ഏറ്റവും മുൻനിരയിൽ അണി നിരന്നത് ഇവിടത്തെ സ്ത്രീകളാണ്
ഇശ്രത്ത് നബി അതിനൊരുദാഹരണമാണ്
ബിരുദധാരിണിയായ ഇശ്രത്ത് മീർ സിസ്റ്റേഴ്സ് ഡയറി ഫാം തുടങ്ങിയിട്ടുണ്ട്
പ്രതിദിനം 150 ലിറ്റർ പാലാണ് അവരുടെ ഡയറി ഫാമിൽ നിന്ന് വിറ്റഴിക്കുന്നത്
സോപോറിൽ നിന്നുള്ള അത്തരമൊരു സുഹൃത്താണ് വസീം അനായത്ത്
വസീമിന് രണ്ട് ഡസനിലധികം കന്നുകാലികളുണ്ട്
അദ്ദേഹം പ്രതിദിനം ഇരുനൂറിലധികം ലിറ്റർ പാൽ വിൽക്കുന്നു
മറ്റൊരു യുവാവായ ആബിദ് ഹുസൈനും ക്ഷീരോത്പാദകനാണ്
അദ്ദേഹത്തിന്റെ ജോലിയും അഭിവൃദ്ധിപ്പെടുന്നു
ഇത്തരക്കാരുടെ കഠിനാധ്വാനം കാരണം പ്രതിദിനം 5
5 ലക്ഷം ലിറ്റർ പാലാണ് ബാരാമുള്ളയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്
ബാരാമുള്ള മുഴുവൻ പുതിയ ധവളവിപ്ലവത്തിന്റെ പ്രതീകമായി മാറുകയാണ്
കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ 500ലധികം ഡയറി യൂണിറ്റുകൾ ഇവിടെ വന്നു
നമ്മുടെ രാജ്യത്തിന്റെ ഓരോ ഭാഗവും സാധ്യതകൾ നിറഞ്ഞതാണ് എന്നതിന്റെ തെളിവാണ് ബാരാമുള്ളയിലെ ക്ഷീര വ്യവസായം
ഏത് ലക്ഷ്യവും നേടിയെടുക്കുന്നതിലൂടെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ ഇച്ഛാശക്തി കാണാനാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ മാസം കായിക ലോകത്ത് നിന്ന് ഇന്ത്യയെ സംബന്ധിച്ച് ആഹ്ളാദ കരമായ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്
വനിതാ ജൂനിയർ ഏഷ്യാ കപ്പ് ആദ്യമായി നേടിയാണ് ഇന്ത്യൻ ടീം ത്രിവർണപതാകയുടെ പ്രതാപം ഉയർത്തിയത്
ഈ മാസം നമ്മുടെ പുരുഷ ഹോക്കി ടീം ജൂനിയർ ഏഷ്യാ കപ്പും നേടിയിട്ടുണ്ട്
ഇതോടെ ഈ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവുമധികം ജയം നേടിയ ടീമായി നാം മാറി
നമ്മുടെ ജൂനിയർ ടീമും ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു
ഈ ടൂർണമെന്റിൽ ഇന്ത്യൻ ടീം ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു
ഈ ടൂർണമെന്റിലെ ആകെ സ്വർണത്തിൽ 20 ശതമാനവും ഇന്ത്യയുടെ അക്കൌണ്ടിൽ മാത്രം എത്തിയിട്ടുണ്ട്
ഈ ജൂണിൽ ഏഷ്യൻ അണ്ടർ ട്വന്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പും നടന്നിരുന്നു
ഇതിൽ 45 രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തി
സുഹൃത്തുക്കളേ ഒരു കാലത്ത് നമ്മൾ അന്താരാഷ്ട്ര മേളകളെകുറിച്ച് അറിഞ്ഞിരുന്നു പക്ഷേ അവയിൽ പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല
പക്ഷേ ഇന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ വിജയങ്ങൾ മാത്രമാണ് ഞാൻ പരാമർശിക്കുന്നത് എന്നിട്ടും നമ്മുടെ പട്ടിക വളരെ നീണ്ടതാണ്
ഇതാണ് നമ്മുടെ യുവത്വത്തിന്റെ യഥാർത്ഥ ശക്തി
നിരവധി കായിക മത്സരങ്ങളിൽ ഇതാദ്യമായി ഇന്ത്യ അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു
ഉദാഹരണത്തിന് ലോംഗ്ജമ്പിൽ പാരീസ് ഡയമണ്ട് ലീഗ് പോലുള്ള അഭിമാനകരമായ ഇനങ്ങളിൽ ശ്രീ
മുരളിശ്രീശങ്കർ രാജ്യത്തിനായി വെങ്കലം നേടിയിട്ടുണ്ട്
ഈ മത്സര ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്
അത്തരത്തിലുള്ള ഒരു വിജയം കിർഗിസ്ഥാനിലും നമ്മുടെ അണ്ടർ 17 വനിതാ ഗുസ്തി ടീം നേടിയിട്ടുണ്ട്
നമ്മുടെ രാജ്യത്തെ ഈ കായികതാരങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പരിശീലകരെയും അവരുടെ പരിശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു
സുഹൃത്തുക്കളേ രാജ്യാന്തര മത്സരങ്ങളിൽ രാജ്യം നേടിയ ഈ വിജയത്തിന് പിന്നിൽ ദേശീയ തലത്തിലുള്ള നമ്മുടെ കായിക താരങ്ങളുടെ കഠിനാധ്വാനമുണ്ട്
ഇന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ ആവേശത്തോടെ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു
കളിക്കാർക്ക് കളിക്കാനും ജയിക്കാനും തോൽവിയിൽ നിന്ന് പഠിക്കാനും അവ അവസരം നൽകുന്നു
ഉദാഹരണത്തിന് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഈയിടെ ഉത്തർപ്രദേശിൽ സംഘടിപ്പിച്ചു
അതിൽ പങ്കെടുത്ത യുവാക്കളിൽ വലിയ ആവേശവും ഉത്സാഹവും കാണാൻ കഴിഞ്ഞു
ഈ ഗെയിമുകളിൽ പതിനൊന്ന് റെക്കോർഡുകൾ നമ്മുടെ യുവാക്കൾ തകർത്തു
ഇതിൽ പഞ്ചാബ് സർവകലാശാല അമൃത്സറിലെ ഗുരു നാനാക് ദേവ് സർവകലാശാല കർണാടകയിലെ ജെയിൻ സർവകലാശാല എന്നിവയാണ് മെഡൽ പട്ടികയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ
സുഹൃത്തുക്കളേ ഇത്തരം ടൂർണമെന്റുകളുടെ ഒരു പ്രധാന വശം യുവ കളിക്കാരുടെ പ്രചോദനാത്മകമായ നിരവധി കഥകൾ മുന്നിലെത്തുന്നു എന്നതാണ്
അസമിലെ കോട്ടൺ യൂണിവേഴ്സിറ്റിയിലെ അന്യതം രാജ്കുമാർ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലെ തുഴച്ചിൽ ഇനത്തിൽ പങ്കെടുത്ത ആദ്യ ദിവ്യാംഗ അത്ലറ്റായി
കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും ഷോട്ട്പുട്ടിൽ ബർകത്തുല്ല സർവകലാശാലയിലെ നിധി പവയ്യ സ്വർണമെഡൽ നേടി
കഴിഞ്ഞ വർഷം കണങ്കാലിനേറ്റ പരിക്ക് മൂലം ബംഗളൂരുവിൽ പരാജയപ്പെട്ട സാവിത്രിഭായ് ഫുലെ പൂനെ സർവകലാശാലയിലെ ശുഭം ഭണ്ഡാരെ ഇത്തവണ സ്റ്റീപ്പിൾ ചേസിലെ സ്വർണ മെഡൽ ജേതാവായി
ബർദ്വാൻ യൂണിവേഴ്സിറ്റിയിലെ സരസ്വതി കുണ്ടുവാണ് അവരുടെ കബഡി ടീമിന്റെ ക്യാപ്റ്റൻ
ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് അവർ ഇവിടെ എത്തിയത്
മികച്ച പ്രകടനം കാഴ്ച്ചവെക്കുന്ന പല കായികതാരങ്ങൾക്കും ടോപ്സ് സ്കീമിൽ നിന്ന് ധാരാളം സഹായം ലഭിക്കുന്നുണ്ട്
നമ്മുടെ കളിക്കാർ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം ഉയരങ്ങളിൽ അവരെത്തും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ജൂൺ 21 ഇതാ സമാഗതമായിരിക്കുന്നു
ഇത്തവണയും ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഉള്ള ആളുകൾ രാജ്യാന്തര യോഗ ദിനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്
വസുധൈവ കുടുംബകത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനത്തിന്റെ പ്രമേയം
അതായത് എല്ലാവരുടെയും ക്ഷേമത്തിനായുള്ള യോഗ ഒരു ലോകം ഒരു കുടുംബം
എല്ലാവരേയും ഒന്നിപ്പിക്കുകയും ഒരുമിച്ച് കൊണ്ടുപോകുകയും ചെയ്യുന്ന യോഗയുടെ ചൈതന്യം ഇത് പ്രകടിപ്പിക്കുന്നു
എല്ലാ തവണത്തേയും പോലെ ഇത്തവണയും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും യോഗയുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കും
സുഹൃത്തുക്കളേ ഇത്തവണ ന്യൂയോർക്കിലെ യു
ആസ്ഥാനത്ത് നടക്കുന്ന യോഗാദിന പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കും
സോഷ്യൽ മീഡിയയിൽ പോലും യോഗാദിനത്തോട് വലിയ ആവേശമാണ് ഞാൻ കാണുന്നത്
സുഹൃത്തുക്കളേ നിങ്ങളുടെ ജീവിതത്തിൽ യോഗ സ്വീകരിക്കണമെന്നും അത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു
നിങ്ങൾ ഇപ്പോഴും യോഗയുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ജൂൺ 21 ഇതിനുള്ള മികച്ച അവസരമാണ്
എന്തായാലും യോഗയിൽ അധികം ചടുലതയുടെ ആവശ്യമില്ല
നോക്കൂ നിങ്ങൾ യോഗയിൽ ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമുണ്ടാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മറ്റന്നാൾ അതായത് ജൂൺ 20 ചരിത്രപരമായ രഥയാത്രയുടെ ദിവസമാണ്
രഥയാത്രയ്ക്ക് ലോകമെമ്പാടും ഒരു പ്രത്യേക വ്യക്തിത്വമുണ്ട്
ഭഗവാൻ ജഗന്നാഥന്റെ രഥയാത്ര രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ ആർഭാടത്തോടെയാണ് നടക്കുന്നത്
ഒഡീഷയിലെ പുരിയിലെ രഥയാത്ര അത്ഭുതകരമാണ്
ഞാൻ ഗുജറാത്തിലായിരുന്നപ്പോൾ അഹമ്മദാബാദിലെ വലിയ രഥയാത്രയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുമായിരുന്നു
ഈ രഥയാത്രകളിൽ രാജ്യമെമ്പാടുമുള്ള ആളുകൾ എല്ലാ സമൂഹവും എല്ലാ ശ്രേണിയിലുള്ളവരും ഒത്തുചേരുന്ന രീതി തന്നെ മാതൃകാപരമാണ്
വിശ്വാസത്തോടൊപ്പം ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്നതിന്റെ പ്രതിഫലനം കൂടിയാണിത്
ഈ പുണ്യ സന്ദർഭത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ആശംസകൾ
എല്ലാ നാട്ടുകാർക്കും നല്ല ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും നൽകി ജഗന്നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു
സുഹൃത്തുക്കളേ ഭാരതത്തിന്റെ പാരമ്പര്യവും സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്തെ രാജ്ഭവനുകളിൽ നടക്കുന്ന ശ്രദ്ധേയമായ പരിപാടികളെ കുറിച്ചും പരാമർശിക്കേണ്ടതുണ്ട്
ഇപ്പോൾ രാജ്യത്തെ രാജ്ഭവനുകൾ സാമൂഹികവും വികസനോന്മുഖമായ പ്രവർത്തനങ്ങളാൽ തിരിച്ചറിയപ്പെടുകയാണ്
ഇന്ന് നമ്മുടെ രാജ്ഭവൻ ടി
മുക്ത ഭാരതം എന്ന കാമ്പെയ്നിന്റെയും ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട കാമ്പെയ്നിന്റെയും പതാകവാഹകരാകുകയാണ്
മുൻകാലങ്ങളിൽ ഗുജറാത്ത് ഗോവ തെലങ്കാന മഹാരാഷ്ട്ര സിക്കിം എന്നിങ്ങനെ വ്യത്യസ്തമായ രാജ്ഭവനുകൾ സ്ഥാപക ദിനങ്ങൾ ആഘോഷിച്ച ആവേശം തന്നെ ഇതിന് ഉദാഹരണമാണ്
ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തെ ശാക്തീകരിക്കുന്ന ഒരു അത്ഭുതകരമായ സംരംഭമാണിത്
സുഹൃത്തുക്കളേ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ്
നമ്മുടെ ജനാധിപത്യ ആശയങ്ങളെ നാം പരമപ്രധാനമായി കണക്കാക്കുന്നു
നമ്മുടെ ഭരണഘടനയെ നാം പരമപ്രധാനമായി കണക്കാക്കുന്നു അതിനാൽ ജൂൺ 25 നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല
നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ദിവസം
ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു അത്
ലക്ഷക്കണക്കിന് ആളുകൾ അടിയന്തരാവസ്ഥയെ ശക്തിയുക്തം എതിർത്തു
ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നവർ അക്കാലത്ത് വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു ഓർക്കുമ്പോൾ ഇന്നും മനസ്സ് നടുങ്ങുന്നു
ഈ ക്രൂരതകൾക്ക് പോലീസും ഭരണകൂടവും നൽകിയ ശിക്ഷയെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്
സംഘർഷ് മേ ഗുജറാത്ത് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതാൻ അക്കാലത്ത് എനിക്കും അവസരം ലഭിച്ചു
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എഴുതിയ മറ്റൊരു പുസ്തകം എന്റെ മുന്നിൽ വന്നു ടോർചർ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഇൻ ഇന്ത്യ
അടിയന്തരാവസ്ഥക്കാലത്ത് ജനാധിപത്യത്തിന്റെ കാവൽക്കാരോട് ഭരണകൂടം എങ്ങനെയാണ് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്ന് വിവരിക്കുന്നു
ഈ പുസ്തകത്തിൽ നിരവധി കേസ് സ്റ്റഡീസ് ഉണ്ട്
ധാരാളം ചിത്രങ്ങളുണ്ട്
നാം സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ നാം അവലോകനം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
ജനാധിപത്യത്തിന്റെ അർത്ഥവും പ്രാധാന്യവും ഇന്നത്തെ യുവതലമുറയ്ക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വർണ്ണാഭമായ മുത്തുകളാൽ അലങ്കരിച്ച മനോഹരമായ ഒരു മാലയാണ് മൻ കി ബാത്ത് ഓരോ മുത്തും അദ്വിതീയവും അമൂല്യവുമാണ്
ഈ പരിപാടിയുടെ ഓരോ അദ്ധ്യായവും ജീവസ്സുറ്റതാണ്
കൂട്ടായ്മയുടെ വികാരത്തോടൊപ്പം സമൂഹത്തോടുള്ള കടമയും സേവന ബോധവും ഇത് നമ്മിൽ നിറയ്ക്കുന്നു
സാധാരണയായി നാം കേൾക്കാത്തതും വായിക്കാത്തതുമായ നിരവധി വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നു
മൻ കി ബാത്തിൽ ഒരു വിഷയം പരാമർശിച്ചതിനെ തുടർന്ന് എത്രയോ പേർക്ക് പുതിയ പ്രചോദനം ലഭിച്ചുവെന്ന് നാം പലപ്പോഴും കാണാറുണ്ട്
ഈയിടെ എനിക്ക് രാജ്യത്തെ പ്രശസ്ത ക്ലാസിക്കൽ നർത്തകി ആനന്ദാ ശങ്കർ ജയന്തിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു
ആ കത്തിൽ കഥ പറയലിനെക്കുറിച്ച് നാം ചർച്ച ചെയ്ത മൻ കി ബാത്ത്ന്റെ അദ്ധ്യായത്തെക്കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്
ആ പരിപാടിയിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുടെ കഴിവുകളെ നാം അഭിനന്ദിച്ചിരുന്നു
മൻ കി ബാത്തിന്റെ ആ പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആനന്ദാ ശങ്കർ ജയന്ത് കുട്ടി കഹാനി ഒരുക്കിയിരിക്കുന്നു
വിവിധ ഭാഷകളിലുള്ള കുട്ടികൾക്കായുള്ള മികച്ച കഥകളുടെ സമാഹാരമാണിത്
ഈ ശ്രമവും വളരെ നല്ലതാണ്
കാരണം ഇത് നമ്മുടെ സംസ്കാരത്തോടുള്ള കുട്ടികളുടെ അടുപ്പം വർദ്ധിപ്പിക്കുന്നു
ഈ കഥകളുടെ രസകരമായ ചില വീഡിയോകളും അവർ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്
ആനന്ദാ ശങ്കർ ജയന്തിന്റെ ഈ പ്രയത്നത്തെ ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ കാരണം നാട്ടുകാരുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയതിനാലാണ്
ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ തങ്ങളുടെ കഴിവുകൾ കൊണ്ട് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു
രാജ്യത്തിന്റെ പുരോഗതിയിൽ പുതിയ ഉന്മേഷം നിറയ്ക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ കൂട്ടായ ശക്തിയാണിത്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇത്തവണ മൻ കി ബാത്തിൽ ഇത്ര മാത്രം
പുതിയ വിഷയങ്ങളുമായി അടുത്ത തവണ വീണ്ടും കാണാം
മഴക്കാലമാണ് അതിനാൽ നിങ്ങളുടെ ആരോഗ്യം നന്നായി സൂക്ഷിക്കുക
സമീകൃതാഹാരം കഴിക്കുക ആരോഗ്യവാനായിരിക്കുക
യോഗ ചെയ്യുക
ഇപ്പോൾ പല സ്കൂളുകളിലും വേനൽ അവധിയും അവസാനിക്കാനിരിക്കുകയാണ്
അവസാന ദിവസത്തെക്കായി ഹോംവർക്ക് മാറ്റി വയ്ക്കരുതെന്നു ഞാൻ കുട്ടികളോട് പറയുന്നു
ജോലി പൂർത്തിയാക്കി സുഖമായിരിക്കുക
വളരെ നന്ദി